വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്ക്കാരം hello കൈജുമ്മാ hello അസ്‌ലാ hello നനി സുഖമാണോ നനിമ്മാ ഞാ സുഖമായിരിക്കുന്നു നീ സുഖമാണോ ഓ സുഖം നനിമ്മ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം തങ്കോ നീ ചോ ഭക്ഷണം കഴിച്ചോ

ഞാൻ കഴിച്ചു

ഓ നനി നിങ്ങൾ കുറച്ച് നേരം കയിഞ്ഞിട്ട് ഉറങ്ങിയ മതിട്ടോ എനിക്കൊരു project കാരണം എനിക്കൊരു ഏർ corona പറ്റിട്ടൊരു project ഇണ്ട് അപ്പൊ അയിന് വേണ്ടിട്ട് കുറച്ച് points ഒക്കെ വേണം നനി corona പറ്റിട്ട് ഇപ്പൊ corona സമയത്റ് അവിടെ എന്തൊക്കെയാണ് ആയത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇണ്ടായിന്നൊക്കെ കൊറച്ച് പറയ് നനി

അപ്പൊ ഞങ്ങള് പോകാനൊക്കെ ഞങ്ങക്ക് എല്ലാം പ്രയാസമായിരുന്നു പിന്നെ കടയടപ്പ് പോകാനൊ പോയാലും അവിടെ നിന്നിട്ട് ആൾക്കാരുടെ അടുത്തൊന്നും നിക്കാൻ സമ്മതിക്കില്ല ഒരാള് ഉം അതെ അതെ നനിമ്മ ഉം പിന്നെ ഒരാള് ഒരാള് അവിടെ ന്നെ ഒട്ടി നിക്കാൻ പാടില്ല രണ്ടടി തള്ളി നിക്കണം ന്നൊക്കെ പറയും അങ്ങനേ പറയുന്ന സമയത്ത് നമ്മക്ക് വയങ്കര പ്രയാസാണ് പിന്നെ അങ്ങനെ ആയി അടുത്ത അയല്പക്കത്തെ ആൾക്കാരുംകൂടി ഞങ്ങളെ കാണാൻ വെരൂല ഞങ്ങൾ അങ്ങട്ട് കാണാൻപോവൂല എന്താ പറഞ്ഞ corona നമ്മടെ കൂടെ വന്ന് പുടിച്ചാലോ പറഞ്ഞിട്ട് പേടി ആരൂല ആരുനേയും കാണാനേ പറ്റില്ല അത്ര പ്രയാസായിരുന്നു അടുത്ത് വീട്ടുക്കാരും കൂടി അവര് ഇണ്ടോ ഇല്ലയോ ഒന്നുകൂടി അറിയില്ല നനി നിങ്ങൾ അങ്ങനെ പറയണേ എന്നാലും ഞങ്ങടെ വീട്ടിന്റെ അടുത്തൊക്കെ ഇവിടെയും ഇണ്ടായിരുന്നു corona ഒക്കെ കൊറേ ഇണ്ടായിരുന്നു എന്നാലും ഞങ്ങണ്ടെ അടുത്ത വീട്ടിൽ ഉള്ളവരൊക്കെ വൈന്നേരായ എല്ലാരും വരും വീട്ടി വന്നിട്ട് ഏർ carom കളിക്കാനും cards കളിക്കാനും അങ്ങനെയൊക്കെ കുറേ ഞങ്ങൾ എൻ്റെ വീട്ട് വീട്ടിന്റെ അട്ത്ത് കളിക്കാറുണ്ടായിരുന്നു

corona കളിക്കാൻ വരുന്നതൊക്കെ കുട്ടികളായിരിക്കും ഉം അതെ നനിമ്മ അങ്ങനെ ഒക്കെ ഇണ്ടായിരുന്നു ലെ പിന്നെ corona സമയത്ത് സുഗുല്ലാതാകും നമ്മൾക്ക് പനിയും ജലദോഷവും ഒക്കെ പുടിക്കിന്ന സമയത്ത് പോയി ഗുളിക കേക്കാൻ പോയ medical ലൊന്നും ആരും തരില്ല

mask ഒക്കെ തന്ന് ഇട്ടിട്ട് അവര് രണ്ടടി മൂന്നടി നിന്നിട്ട് നമ്മളെ തോടാണ്ട് മാത്രാണ് അവര് നമ്മളെ പരിശോദിക്കയില്ല മ ഗുളിക മാത്രം തരും government ആസ്പത്രിയില് മാത്രം പിന്നെ medical ഇല് തീരെ തരു ഇല്ല പിന്നെ ഞങ്ങൾ അങ്ങനെ കൊറേ കാലം അങ്ങനെ ഒക്കെ കഴിഞ്ഞു വിഷമം ആയി പിന്നെ എന്ത് ചെയ്യന് ആരുനേയു ആര് കാണാൻ പറ്റില്ല നാട്ടിലേക്ക് ഒന്ന് പോകാന്ന് പറഞ്ഞാ അവിടേക്കും പോകാൻ പറ്റില്ല നനി ഒരു minute എ ഏർ ഇപ്പൊ നനി നമ്മുക്ക് corona വരുമ്പോ എന്താണ് ബുദ്ധിമുട്ട് ഞങ്ങക്ക് ഇണ്ടാകാന് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മക്ക് ഏർ ഉം ഉം ഇത് ശ്വാസം മുട്ടൽ ഒക്കെ ഇണ്ടാവൂലെ അങ്ങനത്തെ എന്താ എന്താണ് കുഴപ്പങ്ങളൊക്കെ വരാ എന്നൊക്കെ പറയ് നനി അത് പറയാന്ന് വെച്ച ഇപ്പൊ അത് വന്ന് ജലദോഷം വരു നല്ല കൊരയൊക്കെ വരും നല്ല കൊര വരും ജലദോഷം വരും പനി വരും പിന്നെ ചില ആൾക്കാർക്കൊക്കെ ശ്വാസം മുട്ടല് over ആയിരിക്കും ശ്വാസംശാസം മുട്ടുമ്പൊ വലിച്ച കിട്ടില്ല പിന്നെ അങ്ങനെ ആവുമ്പൊ ആസ്പത്രിയി കൊണ്ടുപോകും പിന്നെ ഇബ്ടെ ഉള്ളവരൊക്കെ പോയി അവിടെ പോയ പിന്നെ ഈ ECG ഇതൊക്കെ എടുത്ത് നോക്കുമ്പൊ

നിറയെ ആൾക്കാര് heart attack ല് വന്നിട്ട് നിറയെ ആൾക്കാര് മരിച്ച് പോയി പക്ഷെ പിന്നെ ത വ ഉപ്പയും ഉമ്മയു ഒക്കെ മരിച്ചിട്ട് ഇണ്ടെങ്കില് കൂടി മക്കളും കാണാൻ പറ്റൂല മക്കളും മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ ഉമ്മേം അത് കാണാൻ പറ്റൂല്ല അങ്ങനൊക്കെ ഞങ്ങള് കുറേ കാലു അങ്ങനേ ഞങ്ങള് ഭയങ്കര കഷ്ട്ടപെട്ടു നനി നിങ്ങള് ഈ corona ല് മരിച്ചു പിന്നെ heart attack ഒക്കെ വന്ന് മരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ ഈ കോറോ corona എന്ന പേര് കൊണ്ട് നമ്മൾ വെറുതേ നമുക്കൊരു പനി വന്നാ നമ്മുക്ക് hospital പോവൂലെ അങ്ങനെ പോയാല് അവിടെ ഒര് ചില hospital മാത്രെ ഉള്ളൂ എല്ലാ hospital അല്ല ഞാൻ പറയണേ ഏർ ഒരു ചില hospital മാത്രം അവര് വന്നിട്ട് ഈ heart kidney അതൊക്കെ എടുത്തിട്ട് അതും കൊണ്ട് അവര് പൈസ ഇണ്ടാക്കാ അഹ് അതൊക്കെ കുറേ നടന്നു അയിന്റെ videos ഉം നിറയെ release ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനത്തെ പ്രശ്നം കൊണ്ടും കൊറേ ആൾക്കാർ മരിച്ച് മരിച്ചിട്ടുണ്ട് നനിമ്മ corona effect ആയവർ മാത്രം അല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും കുറേ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്ലെ

ഒരു നാ ഒര് മാസൊ ഒക്കെ ആയതിന്ററെ ശേഷം അവരിന്റെ ഉപ്പനെയും കൊണ്ട് പോയി ഉള്ളില് വെച്ചിട്ട് മരിച്ച് പോയ ആളിനെ മ ഏർ ഇല്ല്യ ആവര് മരിച്ചിട്ടില്ല പറഞ്ഞ് നാലഞ്ചു ദിവസം അവര് അത്ര വച്ചത്രെ വച്ചിട്ട് പിന്നെ അവര് ഇത് നോക്കുമ്പോ അവരിന്റെ kidney ഇല്ല അവരിന്റെ അഹ് പിന്നെ അഹ് എന്താണ് അവർക്ക് ആവശ്യായിട്ട് kidney പിന്നെ കരളാ എന്തൊക്കെയാണ് അവരിന്റെ ഒക്കെ എടുത്തുരിക്കുന്നത് അപ്പൊ വേറെ ഏതലൊ കൊണ്ട് പോയി നോക്കുമ്പം മരിച്ചിട്ട് കുറേ ആയി പറഞ്ഞിരിക്കുന്ന്

നപ്പൊ അങ്ങനെയെല്ലാ ആയിട്ട് കുറേയും കഷ്ട്ടപെട്ടിണ്ട് എത്രയാ ആൾക്കാര് നമ്മൾക്കൊന്നും ആ കഷ്ട്ടം വന്നിട്ടില്ല പക്ഷെ എന്താ പറഞ്ഞാ നീലഗിരില് അങ്ങനെതുള്ള ഒരു കാ ഇതൊന്നും ഉണ്ടായിട്ടില്ല

ഞങ്ങക്കൊക്കെ നല്ലൊരു ഇതാണ് എത്ര എല്ലാവരും doctor മാരും എല്ലാവരും friend കൾ മാതിരി ആണ് അങ്ങനെയൊന്നും ആരും ഒന്നും പിന്നെ kidney ഉം നമ്മടെ കരളും വേറെ ഒന്നും അവര് ഒന്നും എടുത്തിട്ടില്ല എടുക്കൂ ഇല്ല നല്ല ആൾക്കാരാണ് ഇവിടത്തെ ഉള്ളവർ ഓ ശരി ശരി നനിമ്മ ഇനി പിന്നെ നമ്മുക്ക് ഈ corona സമയത്തില് നമ്മുക്ക് government ന്റെ എന്തൊക്കെ അവര് ചെലപ്പം നമുക്ക് കുറച്ച് വീട്ടി വേണ്ടിയ സാധനങ്ങളൊക്കെ അവര് തന്നിട്ടുണ്ട്ലെ അപ്പൊ അങ്ങനത്തെ help government ന്ന് എന്ന് വച്ചാ ഏർ doctor ആയിക്കോട്ടെ nurses ആയിക്കോട്ടെ police മാര് ആയിക്കോട്ടെ അവരൊക്കെ എന്താണ് help ചെയ്യ്തിട്ടുള്ളത് എന്നൊക്കെ പറയു നനി

അത്രേ പറ്റോള്ളൂ അങ്ങനെ തന്നു പിന്നെ ആയിര ഉറുപ്യ ഒക്കെ തന്നു ഒരു ഒരു ഒരു ഒരു ആയിര ഉറുപ്യയും ഒരു kit ഉം പറഞ്ഞിട്ട് തന്നു ഒരാഴ്ചക്ക് കഴിയാനുള്ളത് മാത്രൊ പറ്റുള്ളൂ അതിലെ ഒരാ വേറിട്ടവർക്ക് വീട്ടില് ഭക്ഷണങ്ങൾ ഇല്ലാതെയും ഭക്ഷണം വാങ്ങാൻ പറ്റാണ്ടും കയ്യില് പൈസ ഇണ്ടെങ്കി കട ഇല്ലാണ്ടും ഭയങ്കര പ്രശനമായിട്ടുണ്ട് കു കുറേ എല്ലാം കഷ്ട്ടപെട്ടിട്ടുണ്ട് കുറച്ചൊന്നു അല്ല ഇപ്പൊ നമ്മള്ക്ക് പടച്ചോന്റെ പുണ്യം കൊണ്ട് യാതൊന്നും ഇല്ല ഇപ്പൊ corona ഒന്നും ഇല്ല വലിയ കാര്യായിട്ട് ഒന്നും ഇല്ല corona യൊക്കെ പടച്ചോന്റെ കാര്യം അതൊക്കെ പോയി

ഉം അതെ നനിമ്മ പിന്നെ നമ്മള് ഏർ police കാരനെ ഒക്കെ പറ്റി പറയുമ്പോ അവര് അവര് എല്ലാവരും പറയണെ എന്താന്ന് വച്ചാ അവര് നമ്മളെ വന്ന് ഏർ വെളിൽ വിടൂല നമ്മള് എവിടെങ്കി കടക്ക് എന്തെങ്കിം മരുന്ന് വാങ്ങാൻ പോയാലും കൂടി അവര് നമ്മളെ വിടില്ല ഏർ എന്നൊക്കെ പറയാറുണ്ട് എന്ന് വച്ച് അവര് അത്രേം ഞ ഞങ്ങളെ control എയ്ത കാരണത്തിനി നമ്മള് ഇപ്പൊ ഇങ്ങനെ ഇരിക്കിണെ അല്ലെങ്കി ഇനിയും കുറേ മ ഏർ കുറേ ആൾക്കാരൊക്കെ മരിച്ച് പോയിട്ടുണ്ടാവും അപ്പൊ അവര് നമ്മളെ അത്രയും control ചെയ്തു പിന്നെ എല്ലാ doctor മാരിനും nurse മാരിനും കൂടി ഞങ്ങൾ നന്ദി പാറിയണം എന്ന് വച്ചാ അവരും ഞ കുറേ അവരിന്റെ ഉയരം കൂടി നോക്കാണ്ട് ഞങ്ങക്ക് വേണ്ടിട്ട് ഓര് കുറേ കഷ്ടപെട്ടിട്ടിണ്ട് ഇങ്ങനെ ഇങ്ങനെ അവര് അവര് ഉള്ള അഹ് അവര് ഉള്ള കാരണം ഇത്രയും ഏർ ഈ മരി മരിപ്പിന്റെ ഇത് കമ്മി ആയതിന്റെ അല്ലെങ്കില് നമ്മള് ഇനി നമ്മളും ഇവിടെ ഇരിക്കുവോന്നൊക്കെ പറയാൻ പറ്റിട്ടുണ്ടാവില്ല ആ അത് ശരിയാണ് അത് പിന്നെ അത് ഇവിടേം ഞങ്ങടെ നാട്ടിലും നീലഗിരിലും അങ്ങനെയാണ് police മാര് ആകട്ടെ പിന്നെ doctor മാര് ആകട്ടെ ആകെ government എല്ലാവർക്കും നല്ലൊരു സൽഗി ഇണ്ടായിരുന്നു നല്ലൊരു പാത്കാപ്പും ഇണ്ടായിരുന്നു എല്ലാവെര്നെയും നന്നായി ശ്രദ്ധ വച്ച് വെളിയിൽ വരാൻ പാടില്ല വന്നാൽ ഞാ അവര് പുടിച്ചിട്ട് ഞങ്ങള ഉള്ളിലിടും ന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് പേടി വരുത്തി കൊണ്ടാണ് ഇന്നേക്ക് കുറച്ച് ജീവങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണേ ഇല്ല പറഞ്ഞ ഇന്ന് നിറയെ കൂടുതല് ആൾക്കാര് മരിച്ചിട്ടുണ്ടാവും അത് police കാർക്കൊക്കെ അവരും നമ്മളെമായിര് മനുഷ്യനല്ലെ പക്ഷെ അവരും വെളിയിൽ വന്ന് നമ്മൾനെ ഒക്കെ നോക്കാൻ വെളിയിൽ വരുന്നുണ്ടോ എന്താണ് ഏതാണ് എന്ന് അവരൊക്കെ നോക്കണത് അവരും മനുഷ്യനല്ലെ കുറേ എണ്ണം പേടി ഇല്ലാണ്ട് നമ്മൾക്ക് വേണ്ടി അവര് അതൊക്കെ ചെയ്തിട്ടിണ്ട് നമ്മള് അയിൽനെയൊന്നും കുറ്റം പറയാൻ പാടില്ല police കാർക്കൊക്കെ നന്ദി പറയണം police കാര് ആ സമയത്ത് നമ്മൾനെ നന്നായിട്ട് ഏർ പിന്നെ നോക്കിയിട്ട് ഇണ്ട് ഉം അതെ നനി പിന്നെ അതേമാതിരി doctor മാരു അങ്ങനെ തന്നെയാണ് doctor മാരും നമ്മൾക്ക് പോയി പറഞ്ഞ അധികം നേരം നിർത്താണ്ട് പ്രശ്നം ഇല്ലാക്കാണ്ട് അവര് വേഗം പോയി നിങ്ങള് എന്ന മരുന്ന് വാങ്ങി നിങ്ങള് ആള് ഇടവേള രണ്ട് meter തള്ളി നിന്നിട്ട് വരണം അവര് നമ്മളെയൊന്നും തൊടു ഒന്നുല്ല doctor മാര് ചികിത്സ ചെയ്യാണെങ്കിലൊക്കെ ദാ അപ്പർത്ത് നിന്നിട്ട് ചോയ്ക്കുന്ന് മാത്രോള്ളു തൊട്ടിട്ടൊന്നും നമ്മളെ ചികിത്സ ചെയ്യില്ല എന്നാലും അവര് മരുന്നും ഗുളി ഗുളികകളൊക്കെ തരും ഗുളികകളൊക്കെ എഴുതി തന്നിട്ട് നിങ്ങള് ഇടവേളയിട്ട് നിക്കണം രണ്ടടി മാറി നിക്കണം പറയും ഞങ്ങള് മാറി നിന്നാലും doctor മാരും nurse മാരും ഇബിടെ ഞങ്ങടെ നീലഗിരിൽ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് ഗൗനിച്ചിട്ടുണ്ട് നന്നായി നോക്കിയിട്ടുണ്ട് ഇനി ഇപ്പൊ school ഒക്കെ അടച്ചില്ലെ നനി അതിനെ പറ്റി എന്തെങ്കി പറയ് നനിമ്മ

എന്താണ് കുട്ടികള് വെളിയിൽ പോയി കളിക്കാൻ പറ്റില്ല എവിടെയും വെളിയിൽ പോകാൻ പറ്റില്ല school ക്കും പോകാണ്ടിരിക്ക കുട്ടികൾക്കെത്ര വലിയവർക്കേ ഇങ്ങനെ ഇണ്ടാകുമ്പോ കുട്ടികൾ എത്ര വിഷമിച്ചിട്ടുണ്ടാകും എത്ര കഷ്ടാവുംന്ന് അറിഞ്ഞാ കുട്ടികൾക്ക്

എന്നാലും അവരിന്റെ പാത് കാപ്പ് കൊണ്ടാണ് കുട്ടികളൊക്കെ ഉള്ളില് ഇരുന്നത് ഉം അതെ അതെ നനിമ്മ ആ അപ്പൊ അതല്ലം നമ്മള് police കാരനേം ഈ doctor മാരനേം ഒക്കെ നമ്മൾക്ക് നന്ദി പറയണം അവര് ചെയ്ത് തന്ന് നമ്മൾ എന്നും മറക്കാൻ പാടില്ല ഇന്നെക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ സംസാരിക്കാനു ഇങ്ങനെ നേരെ ഇരിക്കനൊക്കെ കാരണം ഓര്ന്ന് doctor മാരും police കാരന്റേം ഇതും കൊണ്ടാണ് ഇല്ല പറഞ്ഞാ corona ഇല് ഇനിയും നിറയെ ആൾക്കാര് മരിച്ചിട്ടുണ്ടാവും പിപ്പഴേ എത്ര ആൾക്കാര് പോയി ഉം കൊറേ ആൾക്കാര് പോയിലേ അപ്പൊ നമ്മൾനെ ഒക്ക അവര് ഏർ പിന്നെ doctor മാര് നന്നായി ചികിൽസിക്കുന്നത് കൊണ്ടാണ് നമ്മള് ഇന്നിങ്ങനെ ഇരിക്കുന്നത് അത് നമ്മൾക്ക് അവർക്ക് നന്ദി പറയണം doctor മാർക്ക് ഉം അതെ അതെ നനിമ്മ പറയണം അതു അല്ലാണ്ട് doctor മാര് doctor മാര് കുറേ കഷ്ട്ടപെട്ടിട്ടുണ്ട് ഞങ്ങക്ക് വേണ്ടീട്ട് അതും അല്ലാണ്ട് നമ്മളെ അയ സമയത്തില് എല്ലാ മക്കളും എല്ലാരും പേടിച്ച് നല്ല പേടിച്ച് അപ്പൊ അത് കാരണം നമ്മളൊക്കെ കുറച്ച് mask ഉം sanitizer ഉ എല്ലാം use ചെയ്തിട്ട് ഉള്ളില് വരുമ്പോ കൈകാലൊക്കെ കഴുകിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളൊക്കെ കുറച്ചൊക്കെ കഷ്ട്ടപ്പെട്ടത് അപ്പൊ ഇതൊക്കെ ചെയ്ത കാരണം തന്നെയാണ് ഇപ്പൊ corona പോയി പോയിന്നും നമ്മുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ തിരിച്ചും വരുണ്ട് ന്നൊക്കെ കുറച്ച് news ഒക്കെ വരിണ്ട് അപ്പൊ അയിന് വേണ്ടിട്ട് നമ്മള് തിരിച്ചും mask ഒക്കെ ഇട്ടിട്ട് ഇനി sanitizer ഉം കൂടി ഉപയോഗിച്ചിട്ട് നമ്മളും കുറച്ച് safety ആയിട്ട് ഇരിക്കണം ഉം അത് ശരിയാ അത് പറഞ്ഞത് ശരിയന്നെ അതെ ഇപ്പൊ കുട്ടികളൊക്കെ school ഇക്ക് പോകുമ്പളും college കൾകൊക്കെ പോകിണ്ട് ഇതപ്പോ plus two ട്ടെ പിന്നെ mark ഒക്കെ വന്നല്ലോ കുട്ടികൾക്ക്

അവിടെ പോകുമ്പം മാ mask ഒക്കെ ഇട്ടിട്ട് വേണം college ഇ പോണംന്ന് പറയണം നമ്മളും പറയണം വാദ്യർമാരും teacher മാര് പറഞ്ഞാലും നമ്മളെ മക്കൾക്ക് നമ്മള് പറയണം നിങ്ങളത് അഹ് mask ഇടാതെ പോകാൻ പാടില്ല എവിടെ പോകാണെങ്കിലും mask ഇടണം പറഞ്ഞ് അവരിന്റെ അടുത്ത് നല്ല ബുദ്ധി പറഞ്ഞിട്ട് നിങ്ങള് college ൽ കൊണ്ടുപോയൊക്കെ വാങ്ങി കൊടുത്ത് അവരിനെ പറഞ്ഞ് വച്ചിട്ട് ഇതാ നിങ്ങൾ വരണം എന്താ പറഞ്ഞ corona ഒന്നും ഇല്ല പറഞ്ഞ് അവര് എവിടെങ്കിലൊക്കെ അങ്ങനെ പോകുമ്പം mask ഒക്കെ ഇല്ലാതെ പോകുമ്പളെ എങ്ങനെയെങ്കിലും വന്ന് പറഞ്ഞ് പിന്നെ ആർക്കാണ് നമ്മൾക്കെന്നെ പിന്നെയും ബെരു ഉള്ളു പിന്നിം പിന്നിം corona ആണ് പറഞ്ഞ് അടപ്പൊക്കെ വരും പിന്നെ കട അടക്കും പിന്നെ നമ്മുക്ക് പിന്നിയും school പൂട്ടും അപ്പൊ അതിനൊക്കെ നമ്മളെന്നെ നേ ഒര് ഇത് ഏർ നമ്മണ്ടെ ദേഹം നമ്മ നോക്കണം അതെ നനിമ്മ ഇപ്പൊ നമ്മുക്ക് school പൂട്ടിയപ്പൊ കുറേ ആഹ് കുറെ കുട്ടികൾക്ക് അവർന്റെ അവര് വിട്ടതൊക്കെ ഉം വിട്ടതൊക്കെ പഠിക്കാൻ സാധിച്ചില്ല അപ്പൊ ഇനിയും കൂടി school പൂട്ടിയാ പിന്നെ അത്രേന്നെ ആയിരിക്കും ആർക്കും ഒന്നും അറിയാണ്ട് പോകും അപ്പൊ ഇനി ഇനിയെങ്കിലും നമ്മള് എല്ലാവരും ഏർ mask ഇടണം ഉം പിന്നെ sanitizer ഒക്കെ ഉപയോഗിക്കണം വെളിയിൽ പോകുമ്പൊ എല്ലാർന്റെ കൂടെ എല്ലാ എല്ലാർടും കൂടിയും അത്രയ്‍ക്കും നമ്മള് close ആയിട്ട് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മള് ചെയ്താൽ ഇനിയെങ്കിലും നമ്മുക്ക് corona വരാണ്ട് ഇരിക്കാൻ പറ്റും ഏർ ശരി നനിമ്മ പിന്നെ വിളിക്കാ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്ര നേരം ഞാൻ നിനക്ക് പറഞ്ഞതില് എന്തെങ്കിലൊക്കെ വിഷമുണ്ടോ എന്തോ അറീലട്ടാ അഹ് അല്ലാ ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാല് നിങ്ങള് അലോയ്ച്ച് എടുത്തോളി ഇതൊക്കെ നടന്നതാണ് കാര്യംന്നൊക്കെ പറയുന്നത് കേട്ടാ ഓ ആയിക്കോട്ടെ നനിമ്മ ശരി നനി

ഓ ഒന്നൂല്ലാ ശരി ഞാൻ പിന്നെ വിളിക്കെ ട്ടാ ആ ശരി എന്ന നീ ഒരു good night പറയട്ടെ എന്നാ ആശികക്ക് ഞാൻ